അല്ലെങ്കി ഇങ്ങനത്തെ കാലാവസ്ഥ ഓരോ മാസത്തിലുവിണ്ടായിരുന്നു. പക്ഷെ ഇപ്പങ്ങനൊന്നല്ല. ഈ ആഗോള തലത്തിലെ ഈ എന്താ പറയാ ചൂട് കൂട് മുതലായവയാൽ നമ്മള് കേക്കുന്ന്ണ്ടല്ലോ വാർത്തകള്. അതൊക്കെക്കാരണം എല്ലാം എല്ലാം ഈ